yes ഒരുപാട് പേര് Comment ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല മക്കളാണ് എൻ്റെ പിള്ളേരെല്ലാവരും നല്ല പിള്ളേരാണ് ട്ടോ അപ്പൊ നമുക്ക് അടുത്ത Class ൽ ഏർ അടുത്ത Chapter ലെ ഈ Chapter ലേക്ക് പോകാ ഈ Chapter ല് നമ്മൾ പോകുമ്പോ ഒരാൾ എഴുതിയിട്ടുണ്ടാവു അല്ലേ ആരാണ് എഴുതിയത് നമുക്ക് നോക്കാ പണ്ഡിറ്റ് KP കറുപ്പൻ ആണ് ഈ കവിത എഴുതിയത് ഏത് കവിത നിലാവിനോട് എന്ന് പറഞ്ഞ കവിത പണ്ഡിറ്റ് KP കറുപ്പൻ ആണ് എഴുതിയത് ഒന്ന് വായിച്ചെ എല്ലാവരും പണ്ഡിറ്റ് KP കറുപ്പൻ അപ്പൊ ഇതാണ് ട്ടോ അദ്ദേഹത്തിൻ്റെ photo എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാരും ഒന്ന് നോക്കിക്കെ ഇതാണ് അദ്ദേഹത്തിൻ്റെ photo അപ്പോ ഈ ഇദ്ദേഹാണ് നമ്മുടെ നിലാവിനോട് എന്ന് പറഞ്ഞ കവിത എഴുതിയത് ഇദ്ദേഹത്തിൻ്റെ ബാല ഇതിഹാസനം എന്നു പറഞ്ഞ കൃതിയിൽ നിന്ന് എടുത്തിട്ടാണ് നിലാവിനോട് എന്ന കവിത എഴുതിയത് നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് miss പറഞ്ഞതാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ miss ഏർ ഒന്ന് പെട്ടന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ okay അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് കാണാ ഉം കാണു മാത്രല്ല ചെയ്തത് ഇത് അദ്ദേഹമാണ് പണ്ഡിറ്റ് KP കറുപ്പൻ ആണ് അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് കുറച്ചു വിവരങ്ങളും കൂടെ അറിയാം okay ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചേരാനല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത് okay എല്ലാരും മനസ്സിലായില്ലേ ആഹ് ധ്രുവചരിതം സൌദാമിനി പഞ്ചവടി ശാകുന്തളം ഇതൊക്കെ എന്താണ് വായിച്ചേ ഇതൊക്കെ സംഗീത നാടകങ്ങളാണ് എന്താണ് സംഗീത നാടകങ്ങൾ നാടകങ്ങൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആഹ് നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ ഒരു സംഗീത നാടകം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടി അഭിനയിക്കുന്നതിനെയാണ് സംഗീത നാടകം ന്നു പറയുന്നത് എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാ എല്ലാവരും യൂട്യൂബിലൊക്കെ കേറീട്ടൊന്നു കാണുക ട്ടോ okay ഇനി ബാലാകലേശം ഉദ്യാനവിരുന്ന് ഭൈമീപരിണയം ജാതിക്കുമ്മി ഭാഷാനാടകം തുടങ്ങിയവ പ്രധാന കൃതികളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നോക്കുക കേട്ടോ ആഹ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ബാലകലേശം ഉദ്യാനവിരുന്ന് ഭൈമീപരിണയം ജാതിക്കുമ്മി ഭാഷാനാടകം and തുടങ്ങിയവയാണ് പ്രധാന

അദ്ദേഹത്തിൻ്റെ മരണം എന്നു പറയുന്നത് ഏർ okay okay ഇനി നമുക്ക് ഒരു ആഹ് okay ഇതാരാണ് ഒരു കുട്ടി നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടികള് കുട്ടിയാണ് കേട്ടോ ചെറിയൊരു കുട്ടിയാണ് പിഞ്ചു പൈതലാണ് അപ്പൊ ഈ കുട്ടി എന്തിനെയാണ് നോക്കിനിക്കുന്നത് നോക്കിക്കേ എല്ലാരും ഒന്ന് നോക്കിക്കേ കാണുന്നുണ്ടോ എല്ലാവരും ഉഷാറായിട്ട് ഒന്ന് പറഞ്ഞേ കാണുന്നുണ്ടോ miss കേക്കട്ടെ കാണുന്നില്ലേ ആഹ് ഇതെന്താണ് ചന്ദ്രനാണ് അല്ലേ yes എല്ലാവർക്കും ഇഷ്ടമാണ് ല്ലേ ചന്ദ്രൻ ചന്ദ്രനെയാണോ സൂര്യനെയാണോ ഇഷ്ടം എല്ലാവരും പറയും ആദ്യം തന്നെ ചന്ദ്രനെയാണ് ന്നു ല്ലേ എന്താണ് കാരണം രാത്രി എന്തൊരു ഭംഗിയാ ല്ലേ സൂര്യനെ ഇഷ്ടാട്ടോ സൂര്യനെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചന്ദ്രൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷേ നമുക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ ചന്ദ്രനോടാ ല്ല അഹ് അതേപോലെതന്നെയാണ് ഒരുപാട് കവികൾക്കും ഒരുപാട് കവികളും ഏർ പിന്നെ ഗാനരചയിതാക്കൾ ഒക്കെ എന്താന്നറിയോ ഈ ചന്ദ്രനെയാണ് കൂടുതലായിട്ട് കവിതയും ഏർ കഥയൊക്കെ എഴുതുന്നത് കാരണമെന്താണ് ചന്ദ്രൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ അതെ എല്ലാവരും comment ചെയ്യുന്നുണ്ട് miss കാണുന്നുണ്ട് ട്ടോ okay അപ്പോ ഏർ ഇവിടെ ചന്ദ്രനാണ് ഈ ചന്ദ്രൻ നോക്കി നിക്കുന്നൊരു കുട്ടിയാണ് അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ഈ കവിതയിലെ പ്രധാന കഥാപാത്രങ്ങൾ okay ഇനി miss പറഞ്ഞു തരുമ്പോ നിങ്ങൾ ആ പാട്ട് എങ്ങനെ ആലോചിക്കുന്ന സമയത്ത് miss ഇങ്ങനെ കവിത പറഞ്ഞുതരും അപ്പോ നിങ്ങൾ എന്താക്കണംന്നറിയാമോ ആഹ് ഈ കുട്ടി ഞാനാണ്

ല്ലേ okay നമുക്ക് പോകാ okay നിലാവിനോട് നമ്മടെ കവിതയിലേക്ക് എത്തിയിരിക്കുന്നു ഇതാ നമ്മുടെ നിലാവിനോട് എന്തൊരു ഭംഗി യാ ല്ലേ നോക്കിക്കേ ഈ പാഠഭാഗത്തു തന്നെ എന്തൊരു ഭംഗിയാണ് നോക്കിയേ ചന്ദ്രൻ ഉണ്ട് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ട് ഇനി നല്ല പ്രത്യേക ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു വാൽനക്ഷത്രം അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും ല്ലേ വേട്ടക്കാരൻ എന്നൊക്കെ പറയുന്ന പറയാറില്ലേ അതേപോലെ ദാ ഒരുപാട് നക്ഷത്രങ്ങള് കണ്ടോ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ട് അത് നമ്മുടെ ഏറ്റവും പ്രധാന കഥാപാത്രമായിട്ടുള്ളത് ചന്ദ്രനുണ്ട് അല്ലെ ചന്ദ്രനുണ്ട് ഇതാ നമ്മൾ തുടങ്ങാണ് നമ്മുടെ ആരാണ് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ നിലാവിനോട് എന്ന് പറഞ്ഞ കവിതയിലേക്ക് നമ്മൾ പോകല്ലേ Start ചെയ്യാട്ടോ okay miss പറഞ്ഞു തരാട്ടോ ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ പിഞ്ചുകൈ നീട്ടിക്കുതുകത്തോടെ കൊഞ്ചിവിളിക്കുന്നു പൈതൽ നിന്നെ ആഹ് പറയാണ് അ കുട്ടി പാറയാണ് ട്ടോ ആഹ് കുട്ടി എന്താ പറയുന്നേ ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ എന്ന് പറയാണ് നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ക്കെ ഇങ്ങനെയുള്ള രാത്രിയൊക്കെ എണീച്ചിട്ട് രാത്രി ഒക്കെ നോക്ക ചന്ദ്രനോട് പറയണം ഓടി വാ ഓടി വാ പൂനിലാവേ ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാ എന്ന് പറയാണ് അപ്പൊ നിങ്ങളൊക്കെയൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ അപ്പൊ പറയാണ് കവി ഏർ കവിതയിലുള്ള ആ കുട്ടി പറയാണ് ഓടിവാ ഓടിവാ പൂനിലാവെ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ പിഞ്ചുകൈ നീട്ടി കുതുകത്തോടെ കൊഞ്ചിവിളിക്കുന്നു പൈതൽ നിന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് കൊഞ്ചിവിളിക്കുന്നു പൈതൽ നിന്നെ പൈതൽ നിന്നെ നിന്നെ എന്താണ് കൊഞ്ചിവിളിക്കാണ് നീ എന്തിനാണ് ആകാശത്ത് നിക്കുന്നെ ഓടി വാ ഇങ്ങോട്ടെക്ക് ദാ ഇവിടെയുണ്ട് ഞാനിവിടെയുണ്ട് എൻ്റെ അടുത്തേക്ക് നീ ഓടി വാ ഓമനക്കുഞ്ഞ് ഓമനക്കുഞ്ഞ് നമ്മളൊക്കെ നിങ്ങളൊക്കെ പറയുന്നുണ്ടാവില്ലേ ചില ആൾക്കാരൊക്കെ പറയും ഇപ്പൊ എന്താ പറയാ ബേസി ഏർ ബെസി ജോയ് okay അപ്പൊ ബെസി പറയും ആഹ് അമ്മേനോടിത് പറയും ആഹ് ബെസിന്റെ അടുത്തേക്ക് വാ ബെസിന്റെ അടുത്തേക്ക് വാ അമ്മെ അമ്മെ ബെസി പോവ്വാണ് ട്ടോ അം അച്ഛാ അമ്മ ബെസ്സി ബെസ്സി പോവ്വാ ട്ടോ എന്നൊക്കെ പറയാറില്ലേ അതേപോലെതന്നെ രമ്യ പറയാറുണ്ട് ആഹ് എന്താണ് ആഹ് അമ്മേ രമ്യ പോട്ടെ ആഹ് രമ്യ പോവ്വാണ് ട്ടോ bye ട്ടോ എന്നൊക്കെ പറയാറില്ലേ അതെ പോലെത്തന്നെ എന്താണ് നമ്മുടെ ഈ ഈ കവിതയിലെ കഥാപാത്രം എന്തുപറയാണ് ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ എന്ന് പറയാണ് അപ്പൊ ഇത് മനസിലായില്ലേ ഈ നാലുവരി മനസ്സിലായില്ലേ ഇനി അടുത്തത് അമ്പിളിത്തേർ വിട്ടിറങ്ങിവാ നീ അക്കൊണ്ടൽ ആനമേൽ ഏറിവാ നീ ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ എന്താ പറയുന്നെ അമ്പിളിത്തേർ വിട്ടിറങ്ങിവാ നീ അക്കൊണ്ടൽ ആനമേൽ ഏറിവാ നീ എന്താ പറയുന്നത് ആ ആകാശത്തുന്നു നീ ഇങ്ങോട്ടേക്ക് വാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരൂ എന്താണ് അക്കൊണ്ടൽ ആനമേൽ ഏറിവാ നീ

ആകാശത്തുള്ള മേഘമാകുന്ന ആനമേൽ കേറി ഇങ്ങോട്ടേക്ക് വരാനാണ് ആര് പറയുന്നത് നമ്മുടെ

വാ വേഗം ഒന്ന് വാ ഒന്ന് കാണട്ടെ നിന്നെ നമുക്ക് ഒക്കെ ആഗ്രഹമുണ്ടല്ലെ അല്ലെ എല്ലരും ഒന്ന് പറഞ്ഞെ എല്ലരും ഒന്ന് പറയ്ട്ട miss ഒന്ന് കാണട്ടെ എല്ലാരും പറയുന്നേ ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ എന്ന് പറയാണ് ട്ടോ ഇനി അടുത്ത വരി

പൂപ്പന്തലേറിക്കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട് ആഹ് നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ ഞാൻ തരുന്നെന്നറിയാവോ എന്ന് കുട്ടി പറയാണ് എന്തൊക്കെ തരുന്നേ അതായത് പാരതിൽ നമ്മുടെ ഭൂമിയിലേക്ക് നീ വന്നിട്ടുണ്ടെങ്കില് ഏഹ് വന്നു നീ എൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ ട്ടോ വന്നാ മാത്രം പോരാ എൻ്റെ കൂടെ കളിക്കുകയും ചെയ്യണം ആ കളിക്കും നേരത്ത് പാലും പഴവും ഒക്കെ ഞാൻ തരുന്നുണ്ട് എന്ന് കുട്ടി പറയാണ് ഇനി പൂപ്പന്തലേറിക്കളിക്കുന്നേരം നമ്മളൊക്കെ ഊഞ്ഞാലാടാറുണ്ട് ല്ലേ അപ്പൊ പൂപ്പന്തലേറിക്കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട് പിന്നെ പാ പാലും പഴവും മാത്രമല്ല എന്താണ് തരുന്നത് പൂന്തേനും പൂവും തരുന്നതുണ്ട് എന്താല്ലേ കുട്ടിൻ്റെ കുട്ടി പറയുന്ന നോക്കിക്കേ നിനക്ക് പാലും പഴവും മാത്രമല്ല നിനക്കെന്താണ് തരുന്നത് പൂന്തേനും പൂവും തരുന്നുണ്ട എല്ലാരും ഒന്ന് പറഞ്ഞെ മനസിലാവുന്നില്ലേ okay ഇനി അടുത്തത് വിണ്ണിൽ നിന്നമ്പിളിക്കൊച്ചമ്മാമൻ കണ്ണാടിയൊന്നു കൊടുത്തയയ്ക്കും തുമ്പപ്പൂ കണ്ടിട്ടു തൊല്ലുചൊല്ലും തൂവാലയിങ്ങു കൊടുത്തയയ്ക്കും വിണ്ണിൽ നിന്ന് അമ്പിളിക്കൊച്ചമ്മാമൻ എന്താണ്

പ്രകാശപൂരിത മായിട്ടുള്ള ഒരു ഇതാണല്ലേ ചന്ദ്രൻ നമ്മൾക്ക് രാത്രിയൊക്കെ പോകുന്ന സമയങ്ങളിൽ ഏർ നമ്മൾ എന്താണ് പ്ര ആഹ് ചന്ദ്രൻ്റെ പൂർണ്ണ ചന്ദ്രൻ്റെ വെട്ടം കാരണം നമുക്ക് എന്താണ് ഒരു torch ഓ അങ്ങനത്തെ ഒന്നും

light ആണ് ഈ എന്താണ് ഈ ഈ ചന്ദ്രൻ്റെ നിലാവെളിച്ചം എന്ന് പറയുന്നെ അല്ലേ നമ്മൾ അങ്ങനെയല്ലേ പറയ നിലാവെളിച്ചം എല്ലാവർക്കും നിലാവെളിച്ചത്തെ ഇഷ്ടല്ലേ രാത്രികാലങ്ങളിലെ നല്ല തണുപ്പ് ആഹ് അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നല്ല ചന്ദ്രനെയൊക്കെ നോക്കി നക്ഷത്രങ്ങളെയൊക്കെ നോക്കി ഇത് ആകാശത്തുകൂടെ അതാ പോകുന്നു ഒരു Aeroplane അതുമാത്രമല്ല നോക്കുന്നു നക്ഷത്രങ്ങൾ ഒക്കെ ഇഷ്ടം മാതിരി എന്തൊരു ഭംഗിയാണ് അല്ലേ ചന്ദ്രനെ ഒക്കെ കാണാൻ അങ്ങനെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ല്ലേ എന്നിട്ട് എന്താ എന്താ പറയുന്നത് തുമ്പപ്പൂ കണ്ടിട്ടു തൊല്ലുചൊല്ലും തൂവാലയിങ്ങു കൊടുത്തയയ്ക്കും തുമ്പപ്പൂവിൻ്റെ Color നേക്കാൾ അത്ര മനോഹരമായിട്ടുള്ള മേഘങ്ങളെ കൊടുത്തയക്കും എന്നാണ് പറയുന്നത് കുഞ്ഞു പൈതൽ പറയാണ് മേഘങ്ങളെയടുത്ത് പറയാണ് തുമ്പപ്പൂ കണ്ടിട്ടു തുല്ലുചൊല്ലും തൂവാലയങ്ങു കൊടുത്തയയ്ക്കും എന്നാണ് പറയുന്നത് ട്ടോ എല്ലാവരും കാണുന്നില്ലേ എല്ലാവരും കാണുന്നില്ലേ പറഞ്ഞെ എല്ലാരും കാണുന്നില്ലേ miss നോട് പറഞ്ഞെ കേക്കട്ടെ അതെ എന്ന് പറയാണ് ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ അതെ അങ്ങനെ എന്താണ് നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബലോദ്യാനം എന്ന കൃതിയിൽനിന്നെടുത്തിട്ടുള്ള നിലാവിനോട് എന്ന കവിത കഴിഞ്ഞിരിക്കയാണ് അതെ എന്ത് ഭാഗിയായിട്ടാണല്ലേ കവി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഏത് കുട്ടികളുടെ മനസ്സിൽ നിന്നു പോലും നമുക്ക് ആർക്കു വായിച്ചിട്ടുണ്ടെങ്കിലും മനസിലാകുന്ന രീതിയിലാണല്ലേ ഈ ഇദ്ദേഹം പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ പിഞ്ചുകൈ നീട്ടിക്കുതുകത്തോടെ

ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ പാരതിൽ വന്നു കളിക്കുന്നേരം പാരതിൽ ന്നു വെച്ചാ എന്താണ് വിണ്ണ് അതാ അല്ല ഏർ നമ്മുടെ ഭൂമി ട്ടോ പാരതിൽ ന്നു പറയുന്നത് പാരതിൽ ന്നു പറയുന്നത് ഭൂമിനെകുറിച്ചാണ് പറയുന്നെ പാലും പഴവും തരുന്നതുണ്ട് എൻ്റെ കൂടെ കളിച്ചാൽ മാത്രേട്ടോ നിനക്ക് പാലും പഴവും ഒക്കെ തരൂള്ളൂ ഏർ ഇനി പൂപ്പന്തലേറിക്കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട് വിണ്ണിൽ നിന്നമ്പിളിക്കൊച്ചമ്മാമൻ കണ്ണാടിയൊന്നു കൊടുത്തയയ്ക്കും തുമ്പപ്പൂ കണ്ടിട്ടു തുല്ലുചൊല്ലും തൂവാലയിങ്ങു കൊടുത്തയയ്ക്കും ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ okay നിങ്ങളെല്ലാവരും പുറത്തു പോയിട്ടെന്താക്കണം നിങ്ങളെന്താക്കണം ആഹ് ചന്ദ്രനെയൊക്കെ നോക്കണട്ടോ എല്ലാവരും ചന്ദ്രനെ നോക്കണം ഇന്നു വരോ നോക്കാം നമുക്കിനി ഈ കവിത ഒന്ന് പാടി നോക്കണട്ടോ എല്ലാവരും എന്നിട്ട് പറയണം നാളെ miss അങ്ങനെ class എടുക്കാൻ വരുന്ന സമയത്ത് പറയണം ഏർ Miss എ ഞാൻ കണ്ടായിരുന്നു ചന്ദ്രനെ എന്നിട്ട് ഞാൻ കവിത പാടിയായിരുന്നു എന്ന് എല്ലാവരും പറയണം കേട്ടോ Okay ല്ലേ okay അല്ലെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ കവിത നന്നായിട്ട് തന്നെ പറഞ്ഞില്ലേ Miss മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയൂ കേക്കട്ടെ ബേസിൽ ജോയ് അന്നാ മെറി പിന്നെ ഹെവൻ ജോഷി ഒക്കെ പറഞ്ഞു എല്ലാരും ഒന്ന് പറഞ്ഞെ miss കാണട്ടെ okay ഇനി നമുക്ക് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം okay ആരുടെ മുന്നിലേക്കാണ് ആരുടെ മുന്നിലേക്ക് വരാനാണ് നിലാവിനോട് കവി ആവശ്യപ്പെടുന്നത് ഒന്നു പറഞ്ഞെ എല്ലാരും ഒന്ന് പറഞ്ഞെ ആരുടെ മുന്നിലേക്കാണ് ആഹ് ആഹ് മുന്നിലേക്ക് വരാനാണ് നിലാവിനോട് കവി ആവശ്യപ്പെടുന്നത് ഒന്ന് പറഞ്ഞെ എല്ലാവരും കേക്കട്ടെ miss ഇത്രേം പഠിപ്പിച്ചതല്ലേ നിങ്ങക്ക് മനസ്സിലായോ അറിയണല്ലോ

പറഞ്ഞ ഓമന പൈതൽ അതെ എല്ലാവരും answer correct ആയിട്ടുള്ള answer പറഞ്ഞു miss നു വളരെയധികം സന്തോഷ ട്ടോ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒക്ക സന്തോഷായി കേട്ടോ miss ന് okay ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ കണ്ടു കണ്ടു കണ്ടു miss കണ്ടുട്ടോ എല്ലാവരും ആഹ് പിന്നെ comment ചെയ്യണം miss കാണുന്നുണ്ട് ട്ടോ എല്ലാവരും ആഹ് നല്ല മിടുക്കനും മിടുക്കികളാണ് ട്ടോ miss ൻ്റെ class ലുള്ള എല്ലാ പിള്ളേരും മിടുക്കനും മിടുക്കികളാണ് okay അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൻ്റെ answer എന്താണ് ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ എന്നാണ് പറയുന്നത് okay മനസ്സിലായില്ലേ okay ഇനി നമുക്ക് ആഹ് രണ്ടാമത്തേലേക്ക് പോകാം പൈതൽ എപ്രകാരമാണ് നിലാവിനെ വിളിക്കുന്നത് അതേയ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ പൈതൽ എപ്രകാരമാണ് നിലാവിനെ വിളിക്കുന്നത് ഇതാ പിഞ്ചുകൈ നീട്ടിക്കുതുകത്തോടെ കൊഞ്ചിവിളിക്കുന്നു പൈതൽ നിന്നെ അല്ലെ പിഞ്ചുകൈ അതാ കവിത അതാ

miss ട്ടോ അങ്ങനെ വിചാരിക്കരുതേ എല്ലാരും പറയും എല്ലാരും പറയും ആഹ് പിഞ്ചുകൈ നീട്ടിക്കുതുകത്തോടെ കൊഞ്ചിവിളിക്കുന്നു പൈതൽ നിന്നെ അതെ രണ്ടാമത്തെൻ്റെ answer എന്താണ് ഇതാണ് okay okay അല്ലെ okay ഇനി അടുത്ത ചോദ്യം പാരിലേക്കു കളിക്കാൻ വന്നാൽ നിലാവിന് എന്തെല്ലാം നൽകാമെന്നാണ് കുഞ്ഞ് പറയുന്നത് പറഞ്ഞെ നമുക്ക് നോക്കാം അതാ ഇതിപ്പോ ഒന്ന് ഒന്ന് വായിച്ചു നോക്ക് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്ക് വേഗം വേഗം book എടുത്ത് ഒന്ന് വായിച്ചു നോക്ക് ആഹ് അപ്പൊ രണ്ടാമത്തെനാത്ത് പറയാണ് മൂന്നാമത്തെൻ്റെ answer ആണ് ട്ടോ പാരതിൽ വന്നു കളിക്കുന്നേരം പാലും പഴവും തരുന്നതുണ്ട് പൂപ്പന്തലേറിക്കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട് അതെ എൻ്റെ കൂടെ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പാരതിൽ വന്നു കളിക്കുന്നേരം പാലും പഴവും തരുന്നതുണ്ട് ഏർ പൂപ്പന്തലേറിക്കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട് ഇതാണ് മൂന്നാമത്തെ answer yes നമ്മള് correct ആയിട്ട് പറഞ്ഞു ല്ലേ അല്ലെ നമ്മള് പറഞ്ഞില്ലേ yes എല്ലാവരു ഇതാ

ആനകേറാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ഇതുപോലെ ആകാശം അമ്പിളി എന്നിവയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിക്കൂ എന്നാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ നോക്കാം ഒന്ന് നോക്കാട്ടോ ഒന്ന് miss പറഞ്ഞുതരാ ട്ടോ ഒന്ന് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത ചുരുട്ടിയാലും ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ എന്താണ് തീരാത്ത എല്ലാരും ഒന്ന് പറഞ്ഞെ കേക്കട്ടെ miss തീരാത്ത പായ കാണുന്നില്ലേ എല്ലാർക്കും എല്ലാവരും കാണുന്നുണ്ട് ല്ലേ ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ എന്താണ് ആകാശം yes correct correct എല്ലാവരും പറഞ്ഞു ദാ ആകാശം

എങ്ങു നോക്കിയാലും കാലില്ലാപ്പന്തൽ കാലില്ലാ പന്തൽ അതെന്താണ് അത് അതെന്നെ ഒന്ന് പറഞ്ഞെ എല്ലാരും പറഞ്ഞെ yes

ഇനിയെല്ലാരും miss simple ആയിട്ടുള്ളതാണ് പറയുന്നത് ആയിരം കൊടിയരി ആയിരം കൊടിയരി അതിലൊരു തേങ്ങാമുറി

അതെന്താണ് okay ഇത് പറയുന്നതിന് മുമ്പ് ഏർ miss ഒന്ന് പറഞ്ഞുതരാട്ടോ ഇതായിരം ഇതാ ഇതൊക്കെ star ആ ട്ടോ ഇതൊക്കെ miss ൻ്റെ star ആണേ ഇതൊക്ക നിങ്ങള് star ആന്നങ് വിചാരിച്ചോണം okay ഇത് miss ൻ്റെ star ആ ട്ടോ ഇതൊക്കെ ഇതാകാശത്തിലെ star ആട്ടോ ഏർ

okay അപ്പൊ എല്ലാരും മനസ്സിലായില്ലേ ആഹ് അപ്പൊ ഇതാണ് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ എന്താണ് ആകാശം എങ്ങോട്ടു നോക്കിയാലും കാലില്ലാ പന്തൽ ഏതാണ്

ആയിരം നക്ഷത്രങ്ങള് അതിൽ ഒരു തേങ്ങാപ്പൂള് അതെന്താണ് ആകാശവും നക്ഷത്രവും ആണ് ട്ടോ ഇതിൻ്റെ answer എന്താണ് ആകാശവും നക്ഷത്രവും അപ്പൊ miss അതിവിടെ എഴുതാ നിങ്ങൾ എഴുതണൊ ട്ടോ ആകാശവും നക്ഷത്രവും okay ല്ലേ okay ല്ലേ എല്ലാവരും okay അല്ലെ ഒന്ന് പറഞ്ഞെ കേക്കട്ടെ miss ഒന്ന് കേക്കട്ടെ എല്ലാരും okay അല്ലെന്ന് മനസിലായില്ലേ എല്ലാവരും ഇത് കാണുന്നില്ലേ okay ഇനി നമ്മക്ക് അടുത്തയിനാത്ത് പോവാം എത്ര പദങ്ങൾ ചേർക്കാം അമ്പിളി തിങ്കൾ ഇന്ദു ശശി സോമൻ പനിമതി ശശാങ്കൻ ഇതൊക്കെ എന്തിൻ്റെ പേരാണ് ഇതൊക്കെ നമ്മുടെ ചന്ദ്രൻ മാമൻ്റെ പേരാണ്

ഇതിൽ അമ്പിളി നമ്മൾ കേട്ടിട്ടുണ്ട് ല്ലേ അമ്പിളി ചേച്ചി തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്പിളി ചേച്ചി ക്കെ ഇല്ലേ കേട്ടിട്ടില്ലേ ആഹ് ഞാനും കേട്ടിട്ടുണ്ട് പിന്നെ തിങ്കൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ദിവസം ആയിരിക്കും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതേപോലെതന്നെ ഇത് തിങ്കൾ എന്താണ് നമ്മൾ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച നമ്മൾ school ൽ പോകണ്ടേ ആഹ് അതേപോലെതന്നെ തിങ്കൾ മറക്കരുത് ട്ടോ ഇതോർത്തിരുന്നൊ പിന്നെ ഇന്ദു സ്വാഭാവികമായിട്ടു ഒരുപാട് ആൾക്കാരുടെ പേരിണ്ട് അപ്പൊ നോക്കാ പിന്നെ ഈ രണ്ട് പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യേ ഇല്ല നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് ശശി സോമൻ ആഹ് ഇതോർത്ത് വെക്കാൻ എ എളുപ്പല്ലേ നമ്മുടെ അമ്പിളിമാമൻ്റെ പേരാണ് ശശി സോമൻ sorry ശശി സോമൻ ആഹ് എന്താണ് പിന്നെ അടുത്തത് പനിമതി ശശാങ്കൻ ഒറ്റ minute miss ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഇപ്പൊ വരാം പോവരുത് ട്ടോ okay okay miss വന്നു അതെ അപ്പോ ശശി സോമൻ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള പേരുകളാണ് ഇതൊക്കെ ഏർ എന്തു പറയുന്നെ അയ്യോ ഞാൻ ശശിയായി നീ സോമനായി എന്നൊക്കെ പറയാറില്ലേ അതെന്നെ അതുതന്നെ പേര് okay പനിമതി ശശാങ്കൻ പിന്നെ പനിമതി ശശാങ്കൻ അങ് കേട്ടിട്ടില്ലേ ശശാങ്കൻ ഒക്കെ പേരാണ്

അതെ മലയാളം എല്ലാവർക്കും ഇഷ്ടാണ് അതേപോലെയാണ് നമ്മുടെ ഭാ ഭാഷയിലുള്ളതും പറയാണ് എത്രയെത്ര പദങ്ങളാണ് നമ്മുടെ ഭാഷയിലുള്ളത് എന്ന് പറഞ്ഞു ഇതുപോലെ താഴെ കൊടുത്തവയെ കുറിച്ച് ഏർ കുറിക്കാൻ എത്ര പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഏർ നമുക്ക് നോക്കാം ഭൂമി ഒന്നു പറഞ്ഞേ ഇത് അറിയുണ്ടാവില്ല നിങ്ങള് miss പറഞ്ഞു തരാട്ടോ നിങ്ങൾ ഒന്ന് പഠിക്കണം ധര ധരണി പിന്നെന്താണ് ഒന്ന് പറഞ്ഞെ എല്ലാവരും ധര ധരണി ധരത്രി ധരിത്രിയെട്ടോ yes അപ്പൊ പറഞ്ഞോ ധര ധരണി ധരിത്രി yes അടുത്തത് നമ്മൾ എന്താണ് ആകാശമല്ലേ പറയുന്നത് പിന്നെ ഇത് നമുക്ക് എപ്പോഴും ഏർ നമ്മൾ എപ്പോഴും ഏർ ഏർ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ആകാശത്തിന് പറയുന്നതാണ് മാനം മാനം മാനം തെളഞ്ഞ് നിന്നാൽ മനസ് നിറഞ്ഞേ വന്നാൽ വേണം കേട്ടിട്ടില്ലേ മാനം miss ഓരോ പാട്ടുപാടി തരാട്ടോ അപ്പോ നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കണം മാനം മാനം അടുത്ത പാട്ട് ഏതാ മ വാനം വെച്ചിട്ടുള്ള പാട്ട് ഏതാ വാനവില്ലേ കേട്ടിട്ടില്ലേ പൂക്കുകില്ലേ അത് മാനം വാനം പിന്നെന്താ വിണ്ണ് വിണ്ണിനെ കുറിച്ച് പെട്ടെന്ന് പാ miss ന് പാട്ട് കി ഏർ കിട്ടുന്നില്ല മാനം വാനം അതാ വാനം ആഹ് ദാ വാനം വിണ്ണ് okay ഇനി അടുത്തത് നിലാവ് നിലാവ്

എന്നിട്ട് ഏറ്റവും പെട്ടന്നെന്നെ നമ്മളെ പെട്ടന്ന് മനസ്സിൽ ഉള്ളിൽ വരുന്ന പാട്ടേതാ ചന്ദ്രിക soap ഇട്ട് കുളിക്കത്തുള്ളൂ ഇല്ലേ ദിലീപിൻ്റെ ക പണ്ടത്തെ പാട്ടാ അയ്യോ miss പറഞ്ഞിട്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പൊ പറയാ നിലാവിൻ്റെ പേരെന്താണ് ചന്ദ്രിക ചന്ദ്രിക okay ചന്ദ്രികയും പിന്നെന്താണ് ചന്ദ്രിക മാത്രം മതി അതോ ആലോചിച്ച മതി ഇനി ആന എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു അഹ് ഇതാണല്ലേ ആന എല്ലാവർക്കും ഇഷ്ടല്ലേ miss നും ഭയങ്കര ഇഷ്ടാ പക്ഷെ ഭയങ്കര പേടിയാണ് നിങ്ങൾക്ക് പേടിയാണോ പേടിയായിരിക്കും അല്ലേ പെട്ടെന്ന് ഒരു ആന വന്നിട്ടുണ്ടെങ്കി പേടിയാവണ്ടിരിക്കോ ല്ലേ പക്ഷേ ആഹ് ഒരുപാട് ആൾക്കാര് ആനേനെ ഇഷ്ടപ്പെടുന്നു ആനേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ല്ലെ അതെ അപ്പൊ ആനയുടെ കുറച്ച് പേര് നമ്മക്ക് പറ പറഞ്ഞു നോക്കാം okay നിങ്ങളെല്ലാവരും അജഗജാന്തരം cinema കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ല്ലേ okay കണ്ടിട്ടില്ലേ ആഹ് okay അപ്പൊ എന്താണ് കരി ഗജം എന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നെ ശരിയാ എല്ലാവരും എല്ലാവർക്കും അറിയാം അപ്പൊ എന്താണ് അജഗജാന്തരം എന്ന് പറയുന്നത് അജം ന്നു വെച്ച എന്താണ് ആട് ഗജം ന്നു വെച്ച എന്താണ് മക്കളെവിടെ എൻ്റെ മക്കളൊക്കെ എവിടെപ്പോയി കാണുന്നില്ലല്ലോ ആരെയും

net പോയോ മക്കളെ കാണുന്നില്ലേ miss നെ കാണുന്നുണ്ട് ന്നു പറഞ്ഞെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് പറഞ്ഞെ ആഹ് വന്നു വന്നു miss വന്നു അതെന്നെ miss വന്നു miss വന്നപ്പോഴേക്കും അത് net പോയി കുറച്ചു നേരം net കിട്ടീല ട്ടോ വന്നു വന്നു miss വന്നു okay ഇനി നമുക്ക് ഇനി കുഞ്ഞ് ട്ടോ കാണുന്നില്ലേ കുഞ്ഞ് ന്നു പറയുന്നത് ആഹ് കുഞ്ഞ് കുഞ്ഞിനെ വിളിക്കുന്ന ഒക്കെ എന്തൊക്കെയാ നമ്മള് നിങ്ങളൊക്കെ എൻ്റെ ശിശുക്കളാണ് നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളാണ് നിങ്ങളൊക്കെ എൻ്റെ ശിശുക്കളാണ് ട്ടോ അപ്പോ ഇതെന്താണ് കുഞ്ഞിനെ പറയുന്നതാണ് നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളല്ലേ എൻ്റെ മക്കളല്ലേ നിങ്ങള് കുട്ടികൾ പിന്നെന്താണ് ശിശു അഹ് ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്ത്വങ്ങളുടെ ആഹ് നിർവ്വചനം government സംവിധാനത്തിന്റെ ഘടന അധികാരങ്ങൾ നടപടിക്രമങ്ങൾ കർത്തവ്യങ്ങൾ പൗരന്റെ മൗലികാവകാശങ്ങൾ കടമകൾ അഹ് രാഷ്ട്രഭരണത്തിനായുള്ള നിർദേശക തത്ത്വങ്ങൾ മുതലായവ ഭരണഘടന മുന്നോട്ടുവയ്ക്കുന്നു പരമാധികാര രാഷ്ട്രീയങ്ങളിലെ അഹ് ലിഖിത ഭരണഘടന കളിൽ വെച്ച് ഏറ്റവും വലുതാണ് ഇന്ത്യയുടെ ഭരണഘടന ഇരുപത്ത അഞ്ചു ഭാഗങ്ങളും മൂന്ന് ന്നൂറ്റി തോന്നുറ്റിയഞ്ചു അനുഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളുമാണ് അഹ് ഇന്ത്യൻ ഭരണഘടനയായിട്ടുള്ളത് ആയിരത്തിതൊള്ളായിത്തിനാല്പത്തിയൊൻമ്പത് നവംബർ ഇരുപത്തിയാറിനാണ്ഭ അഹ് ഭരണഘടനാ നിർമ്മാണസഭ അഹ് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തിതൊള്ളായിരുത്തി അമ്പത് ജനുവരി ഇരുപ്പത്തിയാറിന് അത് പ്രാബല്യത്തിൽ വന്നു രൂപവത്കരണ പശ്ചാത്തലം ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തിയാറിലെ cabinet mission പദ്ധതി യുടെ കീഴിൽ ആഹ് രൂപവത്കരിച്ച ഭരണഘടനാ നിർമ്മാണസഭയെയായിരുന്നു constituent assembly ഇന്ത്യൻ ഭരണഘടന രൂപ വത്കരിക്കുന്നതിനുള്ള ചുമതല ഏൽപിച്ചത്‌ ഈ സഭ പതിമൂന്നു കമ്മിറ്റികൾ ചേർന്നതായിരുന്നു

ആകെ മുന്നൂറ്റിയെമ്പത്തിയൊൻമ്പത് അംഗങ്ങളായിരുന്ന ഒരു സഭയുടെ അംഗ ത്വം പിന്നീട് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇരുന്നൂറ്റിതൊണ്ണൂറ്റിയൊമ്പത് അംഗങ്ങളായി ചുരുങ്ങി സഭയുടെ ഉദ്ഘാടനയോഗം ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിയാറ് ഡിസംബർ ഒമ്പതിന് ചേർന്നു ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിയൊൻമ്പത് നവംബർ ഇരുപത്തിയാറ് വരെ സഭ പ്രവർത്തിച്ചു doctor സച്ചിദാനന്ദ

സഭയുടെ നിയമോപദേഷ്ടാവ് ശ്രീ BN റാവു ആയിരുന്നു ഇരുപത്തിയൊമ്പത് ഓഗസ്റ്റ് ആഹ് ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിയേഴിന് സഭ അന്നത്തെ നിയമമന്ത്രി ആയിരുന്ന doctorBR അംബേദ്‌കറിന്റെ നേതൃത്വത്തിൽ ഒരു കരട് കമ്മിറ്റി രൂപവത്കരിച്ചു. ശ്രീ BN റാവു അഹ് ആയിരുന്നു ഭരണഘടനാ ഉപ ദേശകൻ‌ ഇന്ത്യയുടെ ഭരണ ഘടന എന്ന ഭൗത്യം ദൗത്യം പൂർത്തിയാക്കാൻ കൃത്യം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം വേണ്ടി വന്നു. ആകെ നൂറ്റിയറുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ട ചർച്ചകൾ സഭയെ നടന്നു. ഇവയിൽ നൂറ്റിപതിനാൽ ദിവസവും കരട് ആഹ് ഭരണഘടനയുടെ ചർച്ചയായിരുന്നു നടന്നത് കര്ടു ഭരണ ഭരണഘടനയിൽ ഏഴായിരുത്തിയിരുന്നൂറ്റിമുപ്പത്തിയഞ്ച് ആഹ് ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു രണ്ടായിരത്തിനാനൂറ്റിമുപ്പത്തിഏഴ് ഭേദഗതികൾ തീരുമാനിക്കപ്പെട്ടു. ഭരണഘടനയുടെ ആദ്യപകർപ്പ്‌ ആയിരത്തിതൊള്ളായിരത്തിനാൽപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പ്രസിദ്ധീകരിച്ചു ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിയൊമ്പത് നവംബര്‍ ഇരുപത്തിയാറിന് ആഹ് ഘടകസഭ drafting committee രൂപവത്കരിച്ച ഭരണഘടന അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു ഇതിനെ ഓർമ്മയ്ക്കായാണ്

ആയിരത്തിതൊള്ളായിരത്തിഅമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് തുടർ‍ന്ന് ഭരണഘടനാ പ്രഖ്യാപനവും ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്‌തത്‌ ആയിരത്തിതൊള്ളായിരത്തിഅമ്പത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഇതിന്റെ ഓർമ്മക്ക് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യ republic ദിനമായി ആചരിക്കുന്നു അഹ് ഘടകസഭയുടെ അ അഹ് അന്തിമ അംഗീകാരം ലഭിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മുന്നൂറ്റിതൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും മാത്രമാണു ണ്ടായിരുന്നത്‌. ഇപ്പോൾ നാനൂറ്റിനാൽപ്പതിനാലിലേറെ വകുപ്പുകളും പന്ത്രണ്ട് പട്ടികകളും ഭരണഘടനയിലുണ്ട്‌. ഏറ്റവും അധികം ഭേദഗതികൾക്കു വിധേയമായ ഭരണഘടനയും ഇന്ത്യയുടെ ടെ തന്നെ പ്രത്യേകതകൾ ലോകത്തിലെ ലിഖിതമായ ഭരണഘടനകളിൽ ഏറ്റവും ദീർഘമായത് ഇരുപത്തിയഞ്ച് ഭാഗങ്ങൾ നാണൂറ്റിയെഴുപത് അനുഛേദങ്ങൾ പതിനേഴ് പട്ടികകൾ ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ രാഷ്‌ട്രമായി ആഹ് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും മൗലികാശ് മൗലികാവകാശങ്ങൾ ഉറപ്പ്‌ നൽകുന്നു ഒരു ജനാധിപത്യ പ്രതിനിധി സഭയുടെ ആഹ് ഭരണം രൂപവത്കരിച്ചു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിയമനിർമ്മാണസഭയിലാണ്‌ ഭരണഘടനാ ഭേദഗതികൾ ആഹ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്‌ പരമാധികാരമുണ്ടായിരുന്ന വ്യത്യസ്ത സംസ്ഥാനങ്ങളെ ഒരു കിഴ കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി അഹ് പ്രഖ്യാപിച്ചു പ്രായപൂർത്തിയായവർക്ക്‌ ആഹ് സമ്മതി ആഹ് സമ്മതിദാനാവകാശം ഉറപ്പ്‌ വരുത്തുന്നു ഒരു സ്വാതന്ത്ര്യനീതിന്യായ വ്യവസ്ഥയായിരുന്നു നിർമ്മിച്ചത് ഭരണഘടനാ ശിൽപി ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശിൽപി doctorBR അംബേദ്കർ ആണ്. ഭരണഘടന ആമുഖം ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്ന വാക്കുകൾ ളോടെയാണ് ഒറ്റ വാക്യത്തിലുള്ള ഒന്നാണ് ആമുഖം

എന്നാൽ ഭരണഘടന എന്നും മതേതരമായിരുന്നു എന്നും ഈ മാറ്റം മുൻപു തന്നെ ആഹ് അന്തർലീനമായിരുന്ന ഒരു തത്ത്വത്തെ അഹ് കൂടുതൽ വ്യക്തമാ മാക്കുക മാത്രമേ ചെയ്യുന്നുള്ളു എന്നും പറയപ്പെടുന്നു ഭരണഘടനയുടെ ആമുഖം അതിന്റെ ശില്പികളുടെ മനസ്സിന്റെ താക്കോലാണെന്ന് പറയപ്പെടുന്നു അതിന്റെ വ്യവസ്ഥകളുടെ ആഹ് അർത്ഥവ്യാപ്തി മനസ്സിലാക്കാനും ഭരണഘടനയുടെ അഹ് അടിസ്ഥാന അഹ് ശി ശിലകളായ തത്ത്വങ്ങൾ മനസ്സിലാക്കുവാനും ആമുഖത്തിനുള്ള സ്ഥാനം ചെറുതല്ല ആമുഖം എഴുതിയത് അഹ് ശ്രീ ജവഹർലാൽ നെഹ്രുവാണ നമ്മളെ ഭാരതത്തിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പര ആഹ് പരമാധികാര സ്ഥിതിസമത്വ മത നിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയ വിഷ്കാരം വിശ്വാസം ഭൗ ഭക്തി അഹ് ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ആഹ് സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുമുള്ള സമത്വം, എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന ആഹ് ഭ്രാതൃഭാവം എന്നീ ആഹ് എല്ലാവരിലും വളർത്തുന്നതിനും